Javaയിലെ ഫോർ ലൂപ്പ് എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് Javaയിൽ എങ്ങനെ ഫോർ ലൂപ്പ് ഉപയോഗിക്കാം
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു 1110 ജെഡികെ 16 എക്ലിപ്സ് 370 ഇതിനായി Javaയിലെ റിലേഷണൽ ഓപ്പറേറ്റർസ് ഐഎഫ് സ്റ്റേറ്റ്മെന്റ് എന്നിവ അറിഞ്ഞിരിക്കണം
അറിയില്ലെങ്കിൽ ഈ വെബ്സൈറ്റുകൾ സന്ദർശിക്കുക
ഫോർ loopന്റെ ഘടന ഇതാണ്
ഇത് ഇനിഷ്യലൈസേഷൻ ലൂപ്പ് കണ്ടീഷൻ ഇൻക്രിമെന്റ് എന്നിവ ഉൾകൊള്ളുന്നു
എന്നിട്ട് loopകൺഡിഷൻ ട്രൂ ആയിരിക്കുന്നിടത്തോളം എക്സിക്യൂട്ട് ചെയ്തു കൊണ്ടിരിക്കുന്ന ഫോർ ബ്ലോക്ക്
Eclipseൽ ഒരു ഉദാഹരണം നോക്കാം
eclipseലേക്ക് പോകുക
ഫോർ ലൂപ്പ് ഡെമോ എന്ന ക്ലാസ് സൃഷ്ടിച്ചിട്ടുണ്ട്
മെയിൻ methodനുള്ളിൽ ഫോർ ലൂപ്പ് ചേർക്കാം
മെയിൻ methodനുള്ളിൽ ടൈപ്പ് ചെയ്യുക ഇന്റ് i സെമിക്കോളൻ
എന്നിട്ട് ഫോർ പരാൻതീസിസിനുള്ളിൽ i ഇക്വൽ ടോ 0 സെമിക്കോളൻ i ലെസ് താൻ 10 സെമിക്കോളൻ i ഇക്വൽ ടോ i പ്ലസ് 1

Loopന്റെ പുരോഗതി തീരുമാനിക്കുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് ആണ്
i 0 എന്നത് ലൂപ്പ് ആരംഭിക്കുമ്പോൾ ഉള്ള കൺഡിഷനാണ്
ഈ കൺഡിഷൻ വേരിയബിളിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നു
ഇൽട്ട്10 എന്നത് ലൂപ്പ് റണ്ണിങ് കൺഡിഷനാണ്
കൺഡിഷൻ ട്രൂ ആണെങ്കിൽ ഫോർ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നു
അല്ലെങ്കിൽ ഇത് പരിഗണിക്കുന്നില്ല
അതായത് ഇ പത്തോ അതിൽ കൂടുതലോ ആണെങ്കിൽ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല
i i1 ലൂപ്പ് വേരിയബിളിന്റെ മാറ്റം കാണിക്കുന്നു
ഇവിടെ iയുടെ മൂല്യം 0ത്തിൽ തുടങ്ങുന്നു
ഇത് 10 ആകുന്നത് വരെ loopന്റെ ഓരോ iterationലും iയുടെ മൂല്യത്തിൽ 1 കൂടുന്നു
ഇനി i ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാം
കർലി ബ്രാക്കറ്റ് തുറക്കുകയും അടക്കുകയും ചെയ്യുക
കർലി ബ്രാക്കറ്റിനുള്ളിൽ ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ i ഇന്റോ ഇ
ഇത് 0 മുതൽ 9 വരെയുള്ള ഓരോ സംഖ്യയുടേയും വർഗം പ്രിന്റ് ചെയ്യുന്നു
ഔട്ട്പുട്ട് നോക്കാം
പ്രോഗ്രാം സേവ് ചെയ്ത് റൺ ചെയ്യുക
0 മുതൽ 9 വരെ ലൂപ്പ് റൺ ചെയ്യുന്നത് കാണാം
ഓരോ iterationലും ആ സംഖ്യയുടെ വർഗം പ്രിന്റ് ചെയ്യുന്നു
ഇനി 3ന്റേയോ 5ന്റേയോ ഗുണിതങ്ങളായ എല്ലാ രണ്ടക്ക സംഖ്യകളും പ്രിന്റ് ചെയ്യാം
അതായത് iയുടെ മൂല്യം 10 മുതൽ 99 വരെയാണ്
i ഇക്വൽ ടോ 0യെ i ഇക്വൽ ടോ 10 എന്ന് ആക്കുക
i ലെസ് താൻ 10നെ i ലെസ് താൻ 100 എന്ന് ആക്കുക
എന്നിട്ട് കർലി ബ്രാക്കറ്റിനുള്ളിൽ 3ന്റേയോ 5ന്റേയോ ഗുണിതങ്ങൾ മാത്രം പ്രിന്റ് ചെയ്യുന്നു
ടൈപ്പ് ചെയ്യുക ഐഎഫ് ബ്രാക്കറ്റിനുള്ളിൽ i മോഡ് 3 ഡബിൾ ഇക്വൽ ടോ 0 ഓർ ബ്രാക്കറ്റിനുള്ളിൽ i മോഡ് 5ഡബിൾ ഇക്വൽ ടോ 0

ഈ സ്റ്റേറ്റ്മെന്റ് iയെ 3ഓ 5ഓ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്നു
എന്നിട്ട് കർലി ബ്രാക്കറ്റിനുള്ളിൽ iയുടെ മൂല്യം പ്രിന്റ് ചെയ്യുന്നു
ഔട്ട്പുട്ട് നോക്കാം
പ്രോഗ്രാം സേവ് ചെയ്ത് റൺ ചെയ്യുക
പ്രിന്റ് ചെയ്ത സംഖ്യകൾ 3ന്റേയോ 5ന്റേയോ ഗുണിതങ്ങൾ ആണെന്ന് കാണാം
ഇങ്ങനെയാണ് Javaയിൽ ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത്
ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ഇവിടെ പഠിച്ചത് Javaയിൽ ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത്
ഒരു അസൈന്മെന്റ് ഒരു മൂന്നക്ക സംഖ്യയുടെ എല്ലാ അക്കങ്ങളുടേയും ത്രിവർഗത്തിന്റെ തുക സംഖ്യക്ക് സമമാണെങ്കിൽ അതിനെ ആർമ്സ്ട്രോങ് നംബർ എന്ന് പറയുന്നു
ഉദാഹരണം 153 സമം 1ന്റെ ത്രിവർഗം അധികം 5ന്റെ ത്രിവർഗം അധികം 3ന്റെ ത്രിവർഗം
ഇത് പോലുള്ള എല്ലാ 3 അക്ക സംഖ്യകളും കണ്ടെത്തുക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
ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്
ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ ഐറ്റ് ബോംബേ
ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി